ഓ ഷമീൽ. എന്താണ് കാര്യങ്ങളൊക്കെ? കൊറേയായല്ലോ കണ്ടിട്ട്?

കൊറേയായി. നമ്മളെ വർത്തമാനകാല രാഷ്ട്രീയത്തെ കുറിച്ച് സംസാരിക്കാൻ വേണ്ടീട്ടാണ് ഞാൻ നിന്നെ വിളിച്ചത്. എന്താണിപ്പോ രാഷ്ട്രീയത്തെ കുറിച്ചുള്ള സംസാരം? ഈയൊര് കാലത്തല്ലേ രാഷ്ട്രീയത്തെക്കുറിച്ചിട്ട് നമ്മള് മെയിനായി സംസാരിക്കേണ്ടത്.

അങ്ങനല്ല. മൊത്തത്തില് സമൂഹം ഏഹ് രാഷ്ട്രീയപരമായിട്ട് സമൂഹത്തിനൊരുപാട് നമ്മളെ മുമ്പേ ജീവിച്ചിരുന്ന കാര്യങ്ങളൊക്കെ ഒരുപാട് സംഭവല്ലേ ഇപ്പ നടക്കണത്.

നീ നിന്റെ നാട്ടില് ഒര് വല്യ ഓളങ്ങളൊന്നും വ ഇണ്ടാവുന്നില്ലേ? എന്താവസ്ഥ രാഷ്ട്രീയപരമായിട്ട്? രാഷ്ട്രീയമായിട്ട് ഇവടെ കളികള്‍ അല്ലേ ഫുള്ള്. സ്ഥാനമോഹങ്ങൾ. ആഹ് അതാണ് കൊഴപ്പം. അധികാരമോഹങ്ങളാണ് മെയിൻ ഇള്ളത് അല്ലേ?

ആഹ് ഒരാളെ വച്ച് തകർക്കാനും ഏഹ്

കൊലപാതകം വരെ. സ്വന്തം കാര്യം നേടാൻ വേണ്ടി ഇന്നത്തെ രാഷ്ട്രീയക്കാർ എന്തും ചെയ്യുന്ന അവസ്ഥയായിട്ടുണ്ട്. അങ്ങനെയാണ് കാണുന്നത്, രാഷ്ട്രീയ ഭാവി അഹ് ആഹ്. മാത്രല്ല നല്ലവരും ഉണ്ട്. നമ്മളെല്ലാവരെയും അങ്ങ് മോശാക്കുന്നില്ല.

ആഹ് അല്ല ജനങ്ങൾക്ക് വേണ്ടി ഏഹ് തങ്ങളെ ജയിപ്പിച്ചതിന് വേണ്ടി നല്ല കാര്യങ്ങള് ചെയ്യുന്ന കൊറച്ചാൾക്കാരെങ്കിലും

ഏഹ് ആഹ്.

കാഴ്ച്ച വെക്കുന്നാൾക്കാരൊണ്ട്. അതൊര് പ്രതീക്ഷയാണ് നമക്ക്.

ഈ ഇപ്പ ഇന്ത്യ തന്നെ എടുത്ത് നോക്കിക്കോളീ എന്തൊക്കെയാ നടക്കുന്നത്? അതന്നെ ഈ കോളേജ്കളില് ഒക്കെ തന്നെ ലീഡറായതിന്റെ പേരിൽ കൊല്ലുക.

പാർട്ടി ലീഡറായതിന്റെ പേരിൽ, എലക്ഷന് മത്സരിച്ചു ജയിച്ചു. പിറ്റേന്ന് ആക്‌സിഡന്റായി കുട്ടി മരിച്ചു. ഇങ്ങനെയൊക്കെയാണിപ്പോ ന്യൂസ് കേൾക്കുന്നത്. ഉം ഒന്നും ഇപ്പ ഇമ്മക്ക് എന്താ പറയാ നമ്മക്ക് പ്രവചിക്കാൻ പറ്റുന്നില്ല. പിന്നെ മാതാപിതാക്കളീ രാഷ്ട്രീയംന്ന് പറയുമ്പോ തന്നെ പേടിക്കുന്നൊര് അവസ്ഥയിലാ ഇപ്പൊള്ളെ. ആഹ് ആഹ്. അതുണ്ട് അത് കറക്റ്റാണ്. കാരണം ഞമ്മളെ വീട്ടിലൊക്കെ എന്ന് വെച്ചാല് രാഷ്ട്രീയത്തില് പ്രവർത്തിക്കാന് അവർക്ക് താല്പര്യമില്ലാഞ്ഞിട്ടല്ല. ആ ഒര് പാർട്ടിയോടോ അല്ലെങ്കില് അവർക്കൊര് കൂറില്ലാഞ്ഞിട്ടല്ല. മറിച്ചെന്താണ് അവർക്ക് പേടി.

ആഹ് ഭാവി ആഹ് മോനഥവാ പോലീസ് കേസിൽ പെട്ട് ഗൾഫ് ജീവിതം ഒന്ന് താറുമാറാകുവോ? അവന്റെ പാസ്പോർട്ട് അങ്ങനൊക്കിള്ള ചിന്തകള് ആണ് അമ്മമാർക്കും അച്ചന്മാർക്കുവൊക്കെ ഇള്ളത്. ഇതൊക്കെ കൊറച്ച് മുമ്പ്. ഇപ്പ ജീവൻ തന്നെ ഒറപ്പില്ലാതെയാ. ആഹ് അതെ. ശെരിയാണ് ഇപ്പ ജീവൻ തന്നെ ഒറപ്പില്ല. ജോലി പോയിട്ട് ജീവൻ വേണ്ടേല്ലേ?

അഹ് മൊത്തത്തില് ആലോചിക്കുമ്പ രാഷ്ട്രീയപരമായിട്ടിപ്പോ അല്ലേ ഇന്ത്യേലിപ്പം എത്രപാട് കൊലകളാ? കൊലപാതകം പെരുകി നിക്കുവല്ലേ? അധികോം രാഷ്ട്രീയത്തിന്റെ പേരില് . പെരുകി. പിന്നെ രാഷ്ട്രീയത്തിന്റെ പേരില്. ആൾക്കൂട്ട കൊലകള്, വർ ഏഹ് വർഗീയപരമായിട്ട് വെറുതെ ഒരു കലാപങ്ങള് സൃഷ്ടിക്കുകാന്നുള്ള അവസ്ഥയായി.

ഉം. ഇപ്പയീ അടുത്തെന്നെ സമകാലികായിട്ടെന്നെ എന്തൊക്കെ നടന്നു. ട്രെയിനിന്നൊരു മനോ ഒരു ചെറിയ ചെക്കനെ കുത്തിക്കൊലപ്പെടുത്തി, അഹ് മാംസം വെച്ചൂന്നാരോപിച്ചിട്ട് അടിച്ച് കൊന്ന്. ഒന്ന്

അതറിയില്ലേ? ട്രെയിനിന്ന് ഒര് ഹാഫിൽ ജുനീദ് പറഞ്ഞൊര് ചെറിയ ചെക്കനെ അവര് എന്തിന്റെ പേരിലാണ് അറിയില്ല, വർഗ്ഗീയപരമായി തോന്ന്ന്ന് രാഷ്ട്രീയപരമാ രാഷ്ട്രീയപര ഒരു രാഷ്ട്രീയ പാർട്ടി അവനെ കുത്തി കൊലപ്പെടുത്തിയല്ലോ ചെറിയ ചെക്കനെ. ഓ അതന്നെ. ഇത് വായിച് വായിച്ചപോലെയിണ്ട് ഇത് മുഴുവനായി ഒന്നും കിട്ടീല്ല. എന്താ ചെയ്യാ? അതാണ് ഇന്നത്തെ രാ ഇന്നത്തെ രാഷ്ട്രീയം ഇതിലാണ്. ആഹ് ഇന്നത്തെ രാഷ്ട്രീയം ഇതിലാണ്. നമ്മളെ അടങ്ങുന്നൊരു സമൂഹത്തി എന്താ അവര്ക്ക് അവരെ ഇങ്കിതത്തിന് നിന്നില്ലെങ്കില് നമ്മള് കൊല്ലപ്പെടും. ആ അവസ്ഥയായിട്ടുണ്ട്0:04:04.392580 0:04:10.817491 അതാണ് രാഷ്ട്രീയത്തിന്റെ, എന്താടാ അവടെ രാഷ്ട്രീയ പാർട്ടീലൊക്കെ പ്രവർത്തിക്കാനാണ് നിന്റെ നീക്കോക്കെ ഞാൻ മുമ്പേ അറിഞ്ഞു. എന്താണ് അതൊക്കെ മാറ്റിവെച്ചോ? ഇണ്ട് ഇണ്ട് രാഷ്ട്രീയത്തിലൊര് ചെറിയ പാർട്ടി അണികളായി പ്രവൃത്തിക്കുന്നുണ്ട്ന്ന് മാത്രം. ആഹ് അതന്നെ നല്ലത്. നമ്മക്ക് ഏഹ് ഇപ്പൊ ഈ അടുത്ത് നടക്കുന്ന കാര്യങ്ങളൊക്കെ ആലോചിച്ച് നോക്കുമ്പോ അഹ് മുൻനിരയിലേക്ക്

ആഹ് അതൊക്കെ വേണം. പക്ഷെ ഞാൻ പറയുന്നതേ ഈ വർത്തമാനകാല സാഹചര്യം നോക്കുമ്പോ മുൻനിരയിലുണ്ടാവുന്നത് പണ്ട് മുതലേ ഏഹ് വന്ന ആൾക്കാരായിരിക്കും. അപ്പതിന്റെ എടയില് കൂടി ഒരാള് കേറുമ്പോ അതോര്ക്ക് സഹിക്കൂല്ലാന്നുള്ള അവസ്ഥയാ.

ആഹ്. അങ്ങനെയാണ് ഒരുപാട് കൊലപാതങ്ങളും മറ്റും ഇണ്ടാവുന്നത്.

എന്തായാലും ഏഹ് നമ്മടെ രാഷ്ട്രീയഭാവി സുരക്ഷിതമാവട്ടെ അല്ലെങ്കി വർത്തമാനകാല രാഷ്ട്രീയ ഭാവി സുരക്ഷിതമാവട്ടെയെന്ന് പ്രത്യാശിക്കാംല്ലേ?